GChemTableലെ Featuresഉം കളർ Schemesഉം എന്ന സ്പോകെൻ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം
ഇവിടെ പഠിക്കുന്നത് ഗ്ചെംറ്റബിൾ എലിമെന്റൽ windowഉം കളർ schemesഉം
ഇതിനായി ഉപയോഗിക്കുന്നത് ഉബുന്റു ലിനക്സ് ഓസ് വെർഷൻ 1204
ഗ്ചെമ്പെയിന്റ് വെർഷൻ 01210
ഗ്ചെംറ്റബിൾ വെർഷൻ 01210
ഈ ട്യൂട്ടോറിയലിനായി elementsന്റെ പീരിയോഡിക്ക് tableഉം GChemPaintഉം അറിഞ്ഞിരിക്കണം
അറിയില്ലെങ്കിൽ ബന്ധപ്പെട്ട ഗ്ചെമ്പെയിന്റ് ട്യൂട്ടോറിയലുകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക
ഇപ്പോൾ ഗ്ചെംറ്റബിൾ ആപ്പ്ളിക്കേഷനെ കുറിച്ച് പഠിക്കാം
സിനാപ്റ്റിക് പാക്കേജ് മാനേജർ ഉപയോഗിച്ച് ഗ്ചെംറ്റബിൾ GChemPaintന്റെ ഒരു യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ ആയി ഇൻസ്റ്റോൾ ചെയ്യാവുന്നതാണ്
ഗ്ചെംറ്റബിൾ കെമിക്കൽ elementsന്റെ ഒരു പീരിയോഡിക്ക് ടേബിൾ ആപ്പ്ളിക്കേഷനാണ്
ഇത് elementsനെ കുറിച്ചുള്ള ശാസ്ത്രീയ വിവരങ്ങൾ നൽകുന്നു
ഇത് പീരിയോഡിക്ക് tableനെ വിവിധ കളർ സ്കീംസ് ഉപയോഗിച്ച് കാണിക്കുന്നു
ഗ്ചെംറ്റബിൾ തുറക്കുവാനായി ഡാഷ് Homeൽ ക്ലിക്ക് ചെയ്യുക
അപ്പോൾ കാണുന്ന സെർച്ച് ബാറിൽ ഗ്ചെംറ്റബിൾ എന്ന് ടൈപ്പ് ചെയ്യുക
പീരിയോഡിക്ക് ടേബിൾ ഓഫ് തെ എലിമെന്റ്സ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക
പീരിയോഡിക്ക് ടേബിൾ ഓഫ് തെ എലിമെന്റ്സ് വിൻഡോ തുറക്കുന്നു
എല്ലാ വിൻഡോ ആപ്പ്ളിക്കേഷനേയും പോലെ ഗ്ചെംറ്റബിൾ വിൻഡോയ്ക്കും മെനുബാർ ഉണ്ട്
GChemTableൽ ഉപയോഗിക്കേണ്ട എല്ലാ കമാൻഡുകളും Menubarൽ അടങ്ങിയിരിക്കുന്നു
ഇതാണ് elementsന്റെ പീരിയോഡിക്ക് ടേബിൾ ഇവിടെ നിങ്ങൾക്ക് എലിമെന്റ് ബട്ടൺസ് കാണാം
elementന്റെ പേര് മനസിലാക്കുന്നതിനായി കർസർ elementന്റിന് മുകളിൽ വയ്ക്കുക
Tableൽ ബട്ടൺസ് ഉപയോഗിച്ചിട്ടുള്ള നിറങ്ങൾ elementsന് സാധാരണ ഉപയോഗിക്കാറുള്ള നിറങ്ങൾ ആണ്
ഇത് മോഡർൻ പീരിയോഡിക്ക് tableന്റെ ഒരു പകർപ്പ് ആണ്
ഇപ്പോൾ എലിമെന്റൽ windowയെ കുറിച്ച് പഠിക്കാം
ഇതിനായി പീരിയോഡിക്ക് tableലെ ഏതെങ്കിലും എലിമെന്റ് buttonൽ ക്ലിക്ക് ചെയ്യുക
ഞാൻ Carbonൽ ക്ലിക്ക് ചെയ്യുന്നു
Carbonന്റെ എലിമെന്റൽ വിൻഡോ തുറക്കുന്നു
എലിമെന്റൽ Windowയിൽ നാല് സൈഡ് ടാബുകൾ ഉണ്ട്
മെയിൻ ഇലക്ട്രോണിക് പ്രോപ്പർട്ടീസ് റേഡി തെർമോഡൈനാമിക്സ് ഓരോ ടാബും വിശദമാക്കാം
ഡിഫാൾട്ട് ആയി മെയിൻ ടാബ് തിരഞ്ഞെടുത്തിരിക്കുന്നു
ഇതിൽ elementന്റെ സിംബോൾ അറ്റോമിക് നംബർ അറ്റോമിക് വെയ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്നിവയുണ്ട്
ലാങ് നാമെ എന്നീ headingsഓട് കൂടിയ ഒരു ടേബിൾ ഉണ്ട്
ടേബിൾ Carbonന്റെ പേര് വിവിധ ഭാഷകളിൽ കാണിക്കുന്നു
അടുത്തതായി ഇലക്ട്രോണിക് പ്രോപ്പർട്ടീസ് ടാബ് ക്ലിക്ക് ചെയ്യുക
ഈ ടാബ് പോളിംഗ് electro നെഗാട്ടിവിറ്റി മൂല്യം
അയോണൈസേഷൻ energies ആദ്യത്തെ രണ്ടാമത്തെ മൂന്നാമത്തെ അയോണൈസേഷൻ എനർജീസ് ംജ് പെർ മോൾ ൽ ഇലക്ട്രോണിക് അഫിനിറ്റീസ് കെജെ പെർ molൽ എന്നീ വിശദാംശങ്ങൾ കാണിക്കുന്നു
ഓരോന്നിന്റെയും വലത് വശത്തായി ഷോ കർവ് ബട്ടണുകൾ കാണാം
ചാർട്ട് കാണുവാനായി ഷോക്കർവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക
ഇതാണ് ഇലക്ട്രോണെഗേറ്റിവിറ്റി വെർസസ് അറ്റോമിക് നംബർ ചാർട്ട്
ഞാൻ ഇത് ക്ലോസ് ചെയ്യുന്നു
റേഡി ടാബ് ക്ലിക്ക് ചെയ്യുക
ഈ ടാബ് കോവലന്റ് വാൻ ഡെർ വാൾസ് മെറ്റാലിക്ക് റേഡി എന്നീ മൂല്യങ്ങൾ പിഎം ൽ കാണിക്കുന്നു
പിഎം എന്നാൽ പിക്കോ metre 10 ടോ തെ പവർ ഓഫ് മൈനസ് 12 മീറ്റർസ്
കാർബൺ മെറ്റൽ അല്ലാത്തതിനാൽ ഇതിന് മെറ്റാലിക്ക് റേഡിയസ് മൂല്യം ഇല്ല
ഇപ്പോൾ ഞാൻ കാർബൺ വിൻഡോ ക്ലോസ് ചെയ്യുന്നു
പീരിയോഡിക്ക് ടേബിൾ ഓഫ് തെ എലിമെന്റ്സ് വിൻഡോയിലേക്ക് തിരിച്ചു പോകാം
സോഡിയം ബട്ടൺ ക്ലിക്ക് ചെയ്യുക
റേഡി ടാബ് ക്ലിക്ക് ചെയ്യുക
മെറ്റാലിക്ക് റേഡി മൂല്യം കാണുന്നു
റേഡി ടാബ് അയോണിക് radiiയുടെ ഒരു ടേബിൾ കാണിക്കുന്നു
ഈ ടേബിൾ അയോൺ cന് വാല്യൂ എന്നീ columnങ്ങൾ ഉൾകൊള്ളുന്നു
ടേബിൾ സ്ക്രോൾ ഡൌൺ ചെയ്യുക
ഈ ടേബിൾ സോഡിയത്തിന്റെ വിവിധ അയോണിക് സ്റ്റേറ്റുകളെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നു
അവ കോഓർഡിനേഷൻ numberഉം pmൽ അയോണിക് റേഡി മൂല്യവും ആണ്
ക്രോമിയം മാംഗനീസ് ഇറോൺ കോബാൾട്ട് നിക്കൽ കോപ്പർ എന്നീ elementകൾക്ക് കോംപ്ലക്സ് ഫോർമേഷൻ ടെൻഡൻസി ഉണ്ട്
ഇറോൺ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം
ഇതിന്റെ എലിമെന്റൽ വിൻഡോ തുറക്കുന്നു
റേഡി ടാബിൽ ക്ലിക്ക് ചെയ്യുക
അയോണിക് റേഡി tableന് സ്പിൻ എന്ന ഒരു കോളം കൂടി ഉണ്ട്
സ്പിൻ കോളം Ironന്റെ കോംപ്ലക്സ് ഫോർമേഷൻ tendencyയെ കുറിച്ചുള്ള സൂചന നൽകുന്നു
ഹൈ ഇലക്ട്രോൺസ് അൻപെയർഡ് ആണെന്നും complexകൾ സ്പിൻ ഫ്രീ ആണെന്നും സൂചിപ്പിക്കുന്നു
ലോവ് ഇലക്ട്രോൺസ് പെയർഡ് ആണെന്നും complexകൾ സ്പിൻ പെയർഡ് ആണെന്നും സൂചിപ്പിക്കുന്നു
ഇറോൺ എലിമെന്റൽ വിൻഡോ ക്ലോസ് ചെയ്യുന്നു
കോംപ്ലക്സ് formationനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഈ ലിങ്കിൽ ലഭ്യമാണ്
Carbonന്റെ എലിമെന്റൽ windowയിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുന്നു
തെർമോഡൈനാമിക്സ് ടാബ് ക്ലിക്ക് ചെയ്യുക
ഈ ടാബ് Carbonന്റെ മെൽട്ടിങ് Pointഉം ബോയിലിംഗ് pointഉം കാണിക്കുന്നു
ഷോ കർവ് ബട്ടൺ നിങ്ങൾ തന്നെ ശ്രമിച്ച് നോക്കുക
ഞാൻ കാർബൺ എലിമെന്റൽ വിൻഡോ ക്ലോസ് ചെയ്യുന്നു
ഇപ്പോൾ കളർ schemesലേക്ക് പോകാം
വ്യൂ മെനുവിൽ നിന്ന് കളർ സ്കീംസ് തിരഞ്ഞെടുക്കുക
കളർ schemesന്റെ ഒരു സബ്മെന് തുറക്കുന്നു
നോ കളർസ് ക്ലിക്ക് ചെയ്യുക
എല്ലാ എലിമെന്റ് ബട്ടണുകളും ഗ്രെയ് ആകുന്നു
കളർ Schemesൽ ക്ലിക്ക് ചെയ്ത് ഫിസിക്കൽ സ്റ്റേറ്റ്സ് തിരഞ്ഞെടുക്കുക
എലിമെന്റ്സ് ബട്ടണുകൾ നീല നിറത്തിലുള്ള ഒരു പുതിയ പീരിയോഡിക്ക് ടേബിൾ തുറക്കുന്നു
ചിലത് കറുപ്പ് നിറത്തിലും കാണുന്നു
മുകളിൽ പൂജ്യം കുറഞ്ഞ മൂല്യം ആയിട്ടുള്ള ഒരു Temperature സ്കേൽ സ്ലൈടർ കാണാം
അതിന് താഴെ സോളിഡ് നീല നിറത്തിലും ലിക്വിഡ് പച്ച നിറത്തിലും ഗാസ് ചുവന്ന നിറത്തിലും കാണുന്നു
സീറോ ഡിഗ്രി Kelvinൽ എല്ലാ elementsഉം സോളിഡ് സ്റ്റേറ്റിൽ ആണ്
അതിനാൽ അവ നീല നിറത്തിൽ കാണുന്നു
ടെമ്പറേച്ചർ കൂട്ടുന്നതിനായി സ്ലൈടർ ഡ്രാഗ് ചെയ്യുക
Elementsന്റെ ഫിസിക്കൽ സ്റ്റേറ്റ് മാറുന്നത് ശ്രദ്ധിക്കുക
നീലയ്ക്ക് പകരം liquidന് പച്ചയും Gasന് ചുവപ്പും നിറങ്ങൾ കാണുന്നു
6010 ഡിഗ്രി Kelvinൽ എല്ലാ elementsഉം ഗേസിയസ് സ്റ്റേറ്റിൽ ആകുന്നു
എല്ലാ ബട്ടണുകളും ചുവപ്പ് നിറത്തിലാകുന്നു
ചില എലിമെന്റ്സ് കറുപ്പ് നിറത്തിൽ കാണുന്നു
ആ temperatureൽ അവയുടെ സ്റ്റേറ്റിനെ കുറിച്ചുള്ള വിവരം ലഭ്യമല്ല
അടുത്തതായി ഫാമിലി തിരഞ്ഞെടുക്കുക
സെലക്ടഡ് ഫാമിലി ഡ്രോപ്പ് ഡൌൺ ബട്ടൺ കാണുന്നു
ഡ്രോപ്പ് ഡൌൺ ലിസ്റ്റിൽ elementsന്റെ വിവിധ ഫാമിലീസ് ഉണ്ട്
ഡിഫാൾട്ട് ആയി ആൽ തിരഞ്ഞെടുത്തിരിക്കുന്നു
ഓരോ Familyലേയും എലിമെന്റ്സ് ഒരു പ്രത്യേക ഫാമിലി കളറിൽ കാണുന്നു
ഡ്രോപ്പ് ഡൌൺ ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്ത് മെറ്റലോയിഡ്സ് തിരഞ്ഞെടുക്കുക
മെറ്റലോയിഡ്സ് പച്ച ബാക്ക്ഗ്രൌണ്ട് കളറിൽ കാണുന്നു
ബാക്കിയുള്ള എല്ലാ elementsഉം കറുപ്പ് ബാക്ക്ഗ്രൌണ്ട് കളറിൽ കാണുന്നു
കളർ സ്കീം തിരിച്ച് പോയി ഇലക്ട്രോണെഗേറ്റിവിറ്റി തിരഞ്ഞെടുക്കുക
ചുവപ്പ് നിറത്തിലുള്ള elementsന് ആണ് ഏറ്റവും കുറഞ്ഞ ഇലക്ട്രോണെഗേറ്റിവിറ്റി മൂല്യം ഉള്ളത്
നീല നിറത്തിലുള്ള elementsന് ആണ് ഏറ്റവും കൂടുതൽ ഇലക്ട്രോണെഗേറ്റിവിറ്റി മൂല്യം ഉള്ളത്
എന്നിട്ട് നിറം ചുവപ്പിനും നീലയ്ക്കും ഇടയിൽ ഗ്രേഡ്യുയൽ ആയി മാറുന്നു
പിങ്ക് നിറത്തിലുള്ള elementsന് ഇടയ്ക്കുള്ള ഇലക്ട്രോണെഗേറ്റിവിറ്റി മൂല്യം ആണ് ഉള്ളത്
databaseൽ ഒരു ഡേറ്റയും ലഭ്യമല്ലെങ്കിൽ ആ എലിമെന്റ് കറുപ്പ് നിറത്തിൽ കാണുന്നു
ബ്ലോക്ക് തിരഞ്ഞെടുക്കാം
ഓരോ Blockലേയും എലിമെന്റ്സ് ഓരോ നിറത്തിൽ കാണുന്നു
s ബ്ലോക്ക് - നീല
p ബ്ലോക്ക് - ചുവപ്പ് കലർന്ന ബ്രൌൺ
d ബ്ലോക്ക് - പച്ച
f ബ്ലോക്ക് - പർപ്പിൾ
ചുരുക്കത്തിൽ ഇവിടെ പഠിച്ചത് എലിമെന്റൽ windowsന്റെ വിശദാംശങ്ങൾ 1ഫിസിക്കൽ സ്റ്റേറ്റ് 2ഫാമിലി 3ഇലക്ട്രോണെഗേറ്റിവിറ്റി 4ബ്ലോക്ക് എന്നിവയുടെ കളർ സ്കീംസ്
അസൈൻമെന്റ് കണ്ടെത്തുക കോബാൾട്ട് നിക്കൽ കോപ്പർ തുടങ്ങിയവയുടെ എലിമെന്റൽ വിൻഡോസ്
വിവിധ ഫാമിലി കളർ സ്കീംസ് അറ്റോമിക് റേഡിയസ് കളർ സ്കീം ഇവിടെ ലഭ്യമായ വീഡിയോ കാണുക
ഇത് സ്പോകെൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിനെ സംഗ്രഹിക്കുന്നു
നല്ല ബാൻഡ് വിഡ്ത്ത് ഇല്ലെങ്കിൽ ഡൌൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്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
ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫികറ്റുകൾ നല്കുന്നു
കൂടുതൽ വിവരങ്ങൾക്കായി ഈ വെബ്സൈറ്റ് സന്ദർശിക്കുക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
ഈ മിഷനെ കുറിച്ചുള്ള കുടുതൽ വിവരങ്ങൾ ഇവിടെ ലഭ്യമാണ്